നമസ്കാരം. എന്തൊക്കേ വർത്താനം?

ഏഹ് മൂല്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് നെലവിൽ കേരളത്തിലെ വിദ്യാഭ്യാസം നടന്ന് കൊണ്ടിരിക്കുന്നത്.

ഏഹ് ഇന്ന്

ആഹ് അതിൽ നിന്ന് തന്നെ വളരെ ഉന്നതിയിലുള്ള ഏഹ് ജില്ലയാണ് മലപ്പുറം എന്നുള്ളത്. അതെ, അതില് ഈ വിജയവീഥിക്കൊരുപാട് റോളുണ്ട്ന്നാണ് അർത്ഥം. അല്ലേ? അതെ അതെ, അതെ അതെ. ഏഹ് മലപ്പുറം ജില്ല നമ്മള് നോക്ക്കാണെങ്കിൽ മലപ്പുറം ജില്ല എന്നുള്ളത് എഹ് എന്നും എസ്എസ്എൽസിടെ ആയാലും പ്ലസ് ടുവിന്റെ ആയാലും റിസൾട്ടുകളിലൊക്കെ നമ്മളെന്നും പ്രഫുല്ലിതമായിട്ട് തന്നെ നെറഞ്ഞ് നിൽക്കുന്ന ഒന്നാണ്. അതെ, അതൊര് കാലത്ത് പറ്റെ ബാക്കിലായിരുന്നു, പറ്റെ ബാക്കിലെന്ന് പറഞ്ഞാല് മൊത്തം കേരളത്തിലെത്ര ശതമാനോണ്ടോ അതില് ഇരുപത് ശതമാനോ ഒക്കെ താഴ്ത്തായിട്ടാണ് ഏഹ് കേ ഏഹ് ഈ മലപ്പുറം ജില്ലേന്റെ ശതമാനം കണ്ടിരുന്നത്. പക്ഷെ പിന്നെ വന്ന ശേഷം ഈ വിജയവീഥീൻ്റൊക്കൊരു റിസൾട്ട് കാരണം കിട്ടിയത് ഏഹ് ഒരുപാട് മാറ്റാണ്. അതായത് മൊത്തം കേരളത്തിന്റെ വിജയ ശതമാനത്തിന്റെ രണ്ട്‌ ശതമാനോ അഞ്ച് ശതമാനോക്കെ കൂടുതലായിട്ടാണ് സാധാരണ ഇപ്പ നമ്മള് കണ്ടുകൊണ്ടിരിക്കണെ. അതെ അതെ. പക്ഷെ ഇതില് വരുന്നൊരു മ പ്രശ്നമെന്ന് വെച്ചാണ് കേരളത്തില് ഇന്ന് ഏറ്റവും കൂടുതല് ജനസംഖ്യ ഉള്ള നാടാണല്ലോ മലപ്പുറം എന്നുള്ളത്. അപ്പ ഈ മലപ്പുറത്തിന് അതിന്റേതായ രൂപത്തിലുള്ള സൗകര്യങ്ങളും

കാര്യങ്ങളും ആഹ് സീറ്റ് നിയമനായാലും മറ്റ് കാര്യങ്ങളായാലും സൗകര്യങ്ങൾ വളരെ കൊറവാണ് എന്നുള്ളതാണൊരു പ്രശ്നം. ആഹ് അത് തീർച്ചയായും ശെരിയാണ്. കാരണംന്ന് വെച്ചാലിപ്പോ ഒര് പത്ത് കഴിഞ്ഞൊരു കുട്ടിക്ക് പ്ലസ് ടു ജോയിൻ ചെയ്യുന്ന സമയത്ത് മാർക്കത്യാവശ്യം ഒരുപാട് എ പ്ലസുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ആ കുട്ടിക്ക് ഒരു സീറ്റ് കിട്ടണില്ല.

കാരണം കാരണംന്ന് വെച്ചാലത് അത് സ്ഥാപങ്ങളെ ഒര് കൊറവ് എന്നൊക്കെ പറയാം. അതെ അത് പരി നല്ല അത് ഈ ശതമാനങ്ങളിലേക്കെല്ലാം ആയി മാറണം എന്നാണ് നമ്മടേക്കൊരഭിപ്രായം. അതെ. അതിലും എഹ് ഒന്നും കൂടി എഹ് കണ്ടറിയണം. കണ്ടറിഞ്ഞിട്ട്ള്ള സ്ഥാപനങ്ങള് വരണം, എന്നിട്ട് ഒരുപാട് പഠിക്കാന്ള്ള അവസരങ്ങളിണ്ടാക്കിത്തീർക്കണന്നിള്ളതാണ് നമ്മളിപ്പ മനസ്സിലാക്കുന്നൊരു സത്യം. അങ്ങനെ വേണന്ന്ള്ളതന്നാ.

പിന്നെയീ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ മലപ്പുറത്ത് വന്നേനേഷം ഇണ്ടായ ഒരു മാറ്റങ്ങള് അയിനെപ്പറ്റി കൊറച്ച് പറയൂ എന്തേലും. ഉം. ഉം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്ന് വന്നത് കൊണ്ട്ള്ള ഉപകാരങ്ങൾ നമക്ക് അഹ് വളരെ സിംപിളായിട്ട് തന്നെ ആഹ് സ്ഥിതീകരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം എഹ് ഏഹ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണെങ്കില് നെലവില് ഒരു വിദ് ഏഹ് വിദൂര വിദ്യാഭ്യാസത്തിനൊള്ള പ്രശ്നങ്ങളൊണ്ടെങ്കിലും ഏഹ് അതേ നല്ല രൂപത്തിലന്നെ ഏഹ് ആളുകൾക്ക് ഏഹ് വിദ്യാർഥികൾക്ക് നല്ല രൂപത്ത്ത്തന്നെ അതിന്റേതായ പഠന രീതികളും കാര്യങ്ങളൊക്കെ നടന്ന് കൊണ്ടിരിക്ക്ന്ന്ണ്ട്.

അതെ അത് സി. എച്ച്. മുഹമ്മദ് കോയ അന്ന് ആ ചെയ്ത ആ ഒര് സംഭാവന അത് മലപ്പുറം ജില്ലേലുള്ള എല്ലാർക്കും ഒരുപോലെ അത് ആശ്വസിക്കാനതാസ്വദിക്കാനുള്ള ഒര് സൗകര്യം ഉണ്ടായീന്നുള്ളതാണ് സത്യം. അല്ലെ? ഉം അത് കൊണ്ടുവന്ന ഗവണ്മെന്റ് നമ്മളെ കൂടുതൽ അഭിനന്ദാർഹമാണ് അവര്. അതെ അതെ തീർച്ചയായും. കാരണത് മലപ്പുറത്ത് വന്നേന് ശേഷം ഒരുപാട് വിദ്യാഭ്യാസപരായിട്ടൊരുപാട് മാറ്റങ്ങളും ഏഹ് മലപ്പുറത്തെ ആളുകൾക്കെടേല് സ്റ്റുഡന്റ്സിന്റെ എടേല് വിദ്യാർത്ഥികൾക്കെടേലൊരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്ന്നുള്ളതാണ്.

ഇപ്പൊ പ്ലസ് ടു അല്ലെങ്കിൽ പത്ത് വരെ പോണ കുട്ടികളൊക്കെ ഒന്നുകൂടി ഉയർന്ന് ചിന്തിക്കാനൊക്കെ തൊടങ്ങി. അതെ. അതെ പഴമ കാലം നമ്മള് നോക്ക്കാണെങ്കില് ഒരൂ പരിധി കഴിഞ്ഞാല് സ്ത്രീകളായാലും ഏഹ് പുരുഷന്മാരായാലും അവർടെ പഠനം അവടെ നിർത്തി വെക്കാറുണ്ട്. ഇപ്പോ ഏഹ് ഒന്നുകൂടി വികസിതമായിട്ട് ഇന്ന് തീർച്ചയായിട്ടും ഒര് ഡിഗ്രി മി എങ്കിലും ഒര് മിനിമം എടുത്തിരിക്കണം എന്നുള്ളൊരു സ്റ്റാൻഡിലാണൊരു വിധ ജനങ്ങളെല്ലാമുള്ളത്. അതെ ശെരിയാണ്, അത് കാരണം തീർച്ചയായിട്ടും ഒരുപാടാൾക്കാര് ആ ഒരവസ്ഥേലായിരുന്നു. ഏഹ് തീരെ ഏഹ് കല്യാണം കഴിച്ച് കഴിഞ്ഞാല് പിന്നെ പഠിക്കാനുള്ളൊരവസരം ഇണ്ടാവില്ലാന്നുള്ളൊരു പറച്ചിലായിരുന്നു. എന്തായാലും ഇതുവരെ സംസാരിച്ച് നിന്നതിന് ഒരുപാട് നന്ദിയുണ്ട്.

ഏഹ് ഒരുപാട് നന്ദി, നമസ്കാരം.